ങ്ആ ഒരു ഓടിട്ട ബംഗ്ലാവ് ഫ്രണ്ടിൽ കുറെ ലൈറ്റ് തൂക്കിയിട്ടിട്ടട്ടുണ്ട്.

ഒരു ഓഫീസിൻ്റെ ചിത്രമാണെന്ന് തോന്നുന്നു ഡെസ്കിന് മോളിൽ കൊറേ പുസ്തകങ്ങളും.

ഷെൽഫിന്റാത്തു കുറെ പേപ്പറുകളും ഇരിക്കുന്നത് കാണാം നാല് കമ്പ്യൂട്ടറും മൂന്ന് ചുവന്ന കസേരയും കാണാൻ പറ്റുന്നതാണ്.

പിന്നെ കുറെ മുളകുപൊടിയും മല്ലിപ്പൊടിയും അതൊക്കെ തൂക്കി ഇട്ടിരിക്കുന്നത് കാണാം കുറെ ഏഹ് ടൂത്ത് ബ്രഷും കാണാൻ പറ്റുന്നതാണ്.

കാണാൻ പറ്റുന്നതാണ് കുളത്തിന്റെ നടുവിലൂടെ ഒരു തടി ഇട്ടേക്കുന്നത് കാണാം.

ഒര് റോട്ടിന്റെ മുൻ മുന്നില് അടച്ചിട്ടിരിക്കുന്ന കടയാണ്.

ഒരു പച്ചക്കറി കടയുടെ ചിത്രമാണ് ഇത് ഫ്രണ്ടിൽ കുറെ തേങ്ങ ഇരിപ്പുണ്ട്.

ഒരു രണ്ട് നില കെട്ടിടമാണ് കാണാൻ പറ്റുന്നത് മണ്ടയ്ക്ക് ഒരു ടാറ്റൂ കടയാണ് അതിൻ്റെ പേര് ടാറ്റൂ ടെമ്പിൾ എന്നാണ്.

ടാറ്റൂ കട പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ കുറെ ബലൂൺ ഒക്കെ തൂക്കി ഇട്ടിട്ടുണ്ട്.

ഇത്രയും ഇട്ടിരിക്കുന്ന കൊറെ പെട്ടിയും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് കസേരയും--

ഫ്രണ്ടിൽ കുറെ ആൾക്കാര് കൂടി നിൽപ്പുണ്ട് പിന്നെ പള്ളിയുടെ മണ്ടയിൽ കൂടെ കുറെ ലൈറ്റുകൾ തൂക്കിയിട്ടിട്ടുണ്ട്.

കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഫ്രണ്ടില് നിന്നെടുത്തൊരു ഫോട്ടോയാണ് ഫ്രണ്ടിൽ ഒരു സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഒരു കാർ നിർത്തിയി നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്.

പക്ഷെ അതിന്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ അവിടെ വാഹനങ്ങൾ ഒന്നും പാർക്ക് ചെയ്യരുതെന്ന് എഴുതി വെച്ചി എഴുതി വെച്ചിട്ടുണ്ട്.

ഏതോ ഒരു ചന്തേൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ് ഒരു അമ്മൂമ്മ ഒരു ചൊവന്ന--

കവറും തൂക്കി നടന്ന് വരുന്നുണ്ട് അതിൻ്റെ ബാക്കില് ഒര് അമ്മൂമ്മ തറയിൽ ഇരിക്കുന്നും ഉണ്ട് എഹ്‌ ഒരമ്മൂമ്മ ഒരു കടക്കകത്ത് ഇരിക്കുകയാണ്.

പിന്നെ കൊറെ മുട്ടായി ബിസ്കറ്റ് അച്ചാറ് ഇതൊക്കെ ആ ഷെൽഫിൻ്റാത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്.

അതിൻറെ സൈഡിലായിട്ട് ട്രെയിൻ പോകാൻ വേണ്ടിയുള്ള ഒരു പാലോം കാണുന്നുണ്ട്.

പിന്നെ ബാക്കിലൊരു എ_സി യും ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്.

ഒരു ഹോട്ടലിന്റെ അകത്ത് നിന്നെടുത്ത ഫോട്ടോ ആണിത് നടുക്ക് ഒരു തൂണുണ്ട്.

ആ അതിൻറെ ആ ബോർഡ് ഒരു മഞ്ഞ കളറില് എ ഇതില് ഒരു കറുത്ത അക്ഷരത്തി എഴുതിവെച്ചിട്ടുണ്ട്.

പിന്നെ ബാക്കില് ബുക്ക് ഷെൽഫില് കൊറേ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്.

ഗ്രൗണ്ടിന്റെ നടുക്കായിട്ട് ഒരാള് സൈക്കിൾ ഓടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്.

ബസിൻ്റെ ഫ്രോണ്ടിലായിട്ടു ഒരു ബൈക്ക് നിർത്തിയിട്ടെക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്.

പോട്സ് ഫോട്ടോകൾ ഉടൻ കിട്ടുമെന്നും എഴുതി വെച്ചിട്ടുണ്ട്.

ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയൊരു മരവും കാണാൻ പറ്റുന്നുണ്ട്.

ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണത്.